Yes ma'am yes ma'am ഞാനിപ്പോ one year കഴിഞ്ഞിട്ട് permanent staff ആയി Yes ma'am one year അതായത് ക്രിസ്റ്മസിന് മുമ്പേ ആയി

എനിക്ക് thirty thousand ആണ് salary അതില് കയ്യില് കിട്ടുന്നത് twenty eight ഉള്ളു അല്ല അല്ല എനിക്ക് ഒരു കാറിന് വേണ്ടീട്ടാണ് ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടീട്ടാണ് ഞാൻ ഈ ലോൺ ആവശ്യപ്പെടുന്നത് എനിക്ക് കാർ ലോൺ എന്റെ കയ്യിൽ ക്യാഷ് ഉള്ളത് കൊണ്ട് എനിക്ക് personal loan മതി കാർ ലോൺ വേണ്ടാ yes ma'am അത്ര മതി അപ്പൊ അതിന്

അതെ അതെ ma'am അതെ

എനിക്ക് ഒരു five lakh അടിപ്പിച്ച് കിട്ടുവല്ലോ എത്ര വരെ കിട്ടും എത്രെ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് maa m ഇത്രെയും salary ൽ twenty three ma'am അല്ല twenty eight ആണ്

Okay

Okay Okay

ചെയ്യാം അപ്പൊ എനിക്ക് Okay Okay

Okay നമ്മൾ ഈ കാർ ലോൺ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടി interest കൂടുമായിരിക്കും അല്ലെ ma'am. Okay Okay ma'am അപ്പൊ ഈ ലോൺ നമ്മൾ monthly എത്രെയാണ് നമ്മൾക്ക് അടക്കാൻ വരുന്നത്? ഇതിൽ എന്തെങ്കിലും മാസത്തിന്റെ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ pioneers അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ma'am? Okay അപ്പൊ നമ്മുക്ക് അഹ് Okay Okay

Okay Okay അപ്പൊ ma'am അപ്പൊ ഇതിനകത്ത് seven years ആണെങ്കിലാണോ ഇത്ര amount വരുന്നത്? fifty years നാണല്ലേ അപ്പൊ നമ്മുക്ക് ഇപ്പോ three years കുറയുകയാണെകിൽ കുറച്ച് കൂടെ amount കൂടുമായിരിക്കുമല്ലേ അപ്പൊ seven years ആകുമ്പോൾ amount പക്ഷെ നമ്മുക്ക് കുറച്ചുംകൂടി

എനിക്ക് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന monthൽ എടുക്കുവോ അതോ നിങ്ങൾ date പറയുവോ എങ്ങനെയാണ് maam?

Okay, Okay അതാണ് എനിക്ക് അങ്ങനെത്തെ ഒരു പ്രശനമുണ്ട് salary tenth ന് ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് വരുന്നത്. അപ്പൊ നമ്മക്ക് ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ma'am പത്താം തിയതി വരെ time തരണം അത് ma'am correct ആയിട്ട് ചെയ്ത് തരണം Okay okay ma'amഅപ്പൊ പ്രശ്‌നമില്ല അതിൽ ഇതില് ഏതെങ്കിലും ഏതാ ma'am ഇത്

Okay എൻറെ father നെ വിളിച്ചുകൊണ്ട് വന്നാ മതിയോ? പുള്ളി പെൻഷനായി അപ്പൊ ഗവണ്മെന്റ് സ്റ്റാഫ് ആയിരുന്നു അപ്പൊ വിളിച്ചുകൊണ്ട് വന്നാ മതിയോ

ആഹ് ഹും ആഹ് അവർക്ക് ഇച്ചിരി കൂടുതലാണെല്ലേ? അത് ma'am Okay okay അപ്പൊ okay ma'am അപ്പൊ ഈ പുള്ളിക്ക് അറുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ അങ്ങനെത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ ഒന്നും പ്രശ്നമില്ലെല്ലോ Okay Okay ma'am okay

ആഹ് Okay okay

ma'am അതെ എനിക്ക് Okay ഒന്നര വർഷമായില്ലേ അതെ അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നം വരുമോ Hello hello Hello hello ma'am കേൾക്കാമോ?

hello ma'am കേൾക്കാമോ? hello ma'am കേൾക്കുന്നുണ്ടോ? hello hello

hello m'am കേൾക്കുന്നുണ്ടോ? hello

Hi ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഞങ്ങൾ വയനാട്ടിലേക്കും മറ്റു സ്ഥലത്തിലേക്കും പോയ വിനോദയാത്രയെ പറ്റിയാണ്. ഞങ്ങൾ തലേദിവസം തന്നെ ഒരുങ്ങി നിൽകാൻ ഉദ്ദേശിക്കുന്നു. ഏകദേശം നാലുമണിക്കാണ് ഞങ്ങൾ പോവാൻ നിൽക്കുന്നത്. അബ്ബാസിന്റെ ബസ്സിൽ നിന്ന് കയറി ഏകദേശം എട്ട് മണിയോടെ ഞങ്ങൾ അവിടെ പ്രഭാത ഭക്ഷണത്തിനു വേണ്ടി വാഹനം നിർത്തി. hotel ലേക്ക് കയറി പരത യും beef ഉം കഴിച്ചു. അവിടുന്ന് പോകുന്ന നേരം ഒരുപാട് ജീവികളെയും ആനകളെയും മാനുകളെയും ഞങ്ങൾ കാണാൻ ഇട വന്നു. അവിടുന്ന് നേരെ പോയത് ഞങ്ങളെ ഒരു truk ങ്ങിലെക്കാണ് അവിടെ ഏകദേശം കാടിനുള്ളിൽ അരമണിക്കൂറോളം truk ങ് ചെയ്തു. ചിത്രകിംഗ് യായിരുന്നു. ഒരുപാട് മാനുകളെയും കുരങ്ങന്മാരെയും ഞങ്ങൾ അതിലൂടെ കണ്ടു. അവിടുന്ന് നേരെ തിരിച്ചു വന്നത് തിരിച്ചുവന്ന്ത് ചായ കുടിക്കുകയാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അതൊരു വെള്ളച്ചാട്ടം ആയിരുന്നു അത്. അതും കണ്ട ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഉച്ചഭക്ഷണം കഴിക്കാൻ ആണ്. നല്ല ഊണായിരുന്നു അന്നത്തെ ഉച്ചഭക്ഷണം. അടുത്ത് ഞങ്ങൾ View Point ലേക്കാണ് പോയത്. അതിമനോഹരമായതായിരുന്നു അത്. അതിനിടയിലൂടെ ഒരുപാട് ജീവികളെയും ഞങ്ങൾ പിന്നെയും കണ്ടു. ആനകളെയും മാനുകളെയും അടക്കം അവിടുന്ന് നേരെ വൈകുന്നേരം തിരിച്ചു. ഏകദേശം ആറുമണിയോടെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലേക്ക് എത്തി.

അഞ്ചുമണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു നേരെ പോയത് ബസ്സിലേക്കാണ്. ബസ്സിൽ ഏകദേശം അറുപതോളം പേരുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ house boat ചെയ്തിരുന്നു. ഞങ്ങൾ നേരെ പോയി പലഹാരങ്ങൾ കഴിച്ചു. എണ്ണ കടിയും ചായയും പിന്നെ പൊറാട്ടയും Beef ഉം കഴിച്ചു. അവിടുന്ന് നേരെ പോയത് ഞങ്ങൾ house boat നിർത്തിയിട്ട സ്ഥലത്തേക്ക് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയേക്കും നല്ല ഒരുപാട് സമയം കഴിഞ്ഞിരുന്നു.

പുഴയിലൂടെ പോകാൻ തുടങ്ങി. ഏകദേശം പത്തുമണി ആയിപ്പോയേക്കും ഞങ്ങൾക്കുവേണ്ടി ചായയും എണ്ണ കടിയും ഞങ്ങൾക്ക് തന്നു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നു വിശ്രമിച്ചു. ഏകദേശം ഉച്ച ആയപ്പോഴേക്കും ഒരു ഊണും non veg വേണ്ടവർക്ക് non vegg, ഉം veg വേണ്ടവർക്ക് veg, ഉംഅങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ താറാവ് കറിയും കരിമീൻ പൊള്ളിച്ചതും കിച്ചടിയും പച്ചടിയും ചോറും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നാലുമണി ആയപ്പോഴേക്കും പിന്നെയും ചായയും കടിയും കൊണ്ടുവന്നു. നല്ല പഴംപൊരിയായിരുന്നു. പഴംപൊരിയുടെ ഒപ്പം Beef ഉംഉണ്ടായിരുന്നു. നല്ല രസമുള്ള Beef ആയിരുന്നു. പഴവും പഴംപൊരിയും കൂട്ടി കഴിക്കാൻ ഏകദേശം ഞങ്ങൾ അവിടെ നിന്നു പോയത് നേരെ ആലുവയിലേക്കാണ്. ബസ് കൊണ്ടുപോയി നിർത്തിയത്. അപ്പോഴേക്കും ഞങ്ങൾ എറണാകുളം ലുലു mall ൽ ഇറങ്ങിയിരുന്നു. അവിടെ

കുഴിമന്തിയുമുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ വീട്ടിലേക്കാണ്. ഏകദേശം മൂന്ന് മണിയുടെയും നാലുമണിയുടെയും ഇടയിൽ ഞങ്ങൾ അവിടെ എത്തി വീട്ടിൽ എത്തി. അങ്ങനെ ആ വിനോദയാത്ര അവസാനിച്ചു. അതിന്റെ അടുത്തത് പിന്നെ പോയത് മൂന്നാറിലേക്ക് ആണ്. ഏകദേശം രണ്ടു മണിയുടെയും മൂന്ന് മാണിയുടെയും ഞങ്ങൾ മണിയുടെയും ഇടയിൽ ഞങ്ങൾ ഇറങ്ങി. നേരെ പോയത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഏകദേശം നാല് മണിക്കൂറോളം അഞ്ചുമണിക്കൂറോളം ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണം ലഭിച്ചത്. അവിടുന്ന് ഏകദേശം മൂന്നു മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെത്തിയത്. അതിമനോഹരമായ ശബ്ദം മൂളുന്ന വെള്ളച്ചാട്ടം ആയിരുന്നു അത്ഒരുപാട് ജീവികളെയും അവിടെ കാണാമായിരുന്നു. അവിടുന്ന് നേരെ പോന്നത് ഞങ്ങൾ ഒരു Zoo ലേക്കാണ് ഒരുപാട് ജീവികളെയും പാമ്പുകളെയും അവിടെ കാണാമായിരുന്നു. സിംഹവും പുലിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ

Dam ന്റെ പൈപ്പുകളുമുണ്ടായിരുന്നു. അവിടെ നിന്നും നേരെ പോയത് ഞങ്ങൾ അടുത്ത view point ലേക്കാണ് അതും അത്യാവശ്യത്തിനു കൊള്ളാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ lodge ലേക്ക് എത്തി അവിടുന്ന് ഞങ്ങൾ room book ചെയ്തിരുന്നു.

അതിമനോഹരമായ വെള്ളച്ചാട്ടം

നേരെ വിട്ടത് ചായ കുടിക്കാൻ ആണ് വൈകുന്നേരമായപൊഴേക്കും അവിടെ നിന്ന് ഞങ്ങൾ അവസാനം suicide point ലേക്ക് പോയി

ആയപ്പോഴേക്കാണ് ഞങ്ങൾ തിരിച്ചു വാഹനത്തിലേക്കെത്തിയത്അവിടെ നിന്നും നേരെ പോയത് ഏകദേശംപത്തുമണി hotel ലേക്ക് ആണ് ഏകദേശം പത്തുമണി ആയപ്പോഴേക്കാണ് ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചത് ഞങ്ങൾ കഴിച്ചത് പൊറാട്ടയും beef chilli യുമാണ്. നല്ല രസമുള്ള beef chilli യായിരുന്നു അവിടെനിന്നും നേരെവീട്ടിലേക്കാണ് പോന്നത് ഏകദേശം രാവിലെ ആറുമണിയോടെയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് അങ്ങനെ ആ വിനോദയാത്രയും അവസാനിച്ചിരുന്നു അടുത്തത് ഞങ്ങൾ പോയത് നേരെ ഞങ്ങളുടെ അടുത്തുള്ള കായ പുഴയിലേക്കാണ് ഏകദേശം ഇവിടെ നിന്ന് ഒന്നരമണിക്കൂറിന്റെ യാത്രയെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മനോഹരമായ Dam ഉംണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള Park മുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ entrance ന്റെ അവിടെ കടന്ന് tiket ഉം എടുത്ത് ഉള്ളിലേക്ക് കയറി പോയി ഞങ്ങൾ ഏകദേശം എട്ടോ ഒമ്പതോ പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടു കാറിലായിട്ടാണ് പോയത്. അവിടേക്ക് കേറും മുമ്പേ നല്ലൊരു ചായയും കടിയും കഴിച്ചു. അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് പോയി Park ലേക്ക് പോയി അവിടെ കുട്ടികൾക്കുവേണ്ടി കുറച്ച് സമയം നിന്നു Boat ങ്ങിനു പോയി Boat ങ്ങിനു പോയപ്പോഴേക്കുംഏകദേശം അഞ്ചു മണി അഞ്ചരയായിരുന്നു നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ഞങ്ങൾ അവിടുന്ന് നേരെ ഒരൈ Ice CreemPopcone ണുമെടുത്തുനേരെ Dam ന്റെ മുകളിലേക്ക് കയറാൻ പോയി നൂറ്റിനാല്പത്തിരണ്ട്‌ Step ള്ള Dam ന്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി അവിടുന്ന് ഈ തല മുതൽ മറ്റൊരു തല വരെ ഞങ്ങൾ നടന്നു ഈ തല മുതൽ മറ്റേതല നോക്കി ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു അതിമനോഹരമായ രംഗം ഏകദേശം ഞങ്ങൾ ഏഴു മണി ആറരയായതോടെ ഞങ്ങൾ പോന്നു അവിടെനിന്നും നല്ല പൊറോട്ടയും Beef ഉംകഴിച്ചു ഞങ്ങൾ അവസാനിച്ചത്. ഞങ്ങൾ ഏകദേശം ഒൻപത് മണി ആയപ്പോഴേക്കും വീട്ടിലെത്തി എന്നിട്ട്

മോനുഓ അതെത്ര mint ആ ഒൻപത് mint അന്പത്തിമൂന്ന് second ഇതിങ്ങനെവന്നിട്

hello നമസ്കാരം, ഞാനിന്ന് സംസാരിക്കാന്‍ പോകുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. വ്യക്തിയെ കുറിച്ചുള്ള ചില ഓര്‍മ്മകളാണ്. അതായത് എനിക്കൊരു cousin ഉണ്ട്. ആളുടെ പേരാണ് ഷാനവാസ്‌. ഞങ്ങള്‍ ചെറുപ്പം മുതലേ വളരെ നല്ലരീതിയില് Brothers എന്ന level ലില് അത്രയും ഒരു brother എന്നതിന് മുകളില് അങ്ങനെതന്നെ വേണേ പറയാം. ഒരു നല്ല ഒരു friend ആയിട്ടുള്ള വ്യക്തിയാണ് ഷാനവാസ്‌ എന്നും, എപ്പോഴും ഒപ്പം ഒണ്ടായിട്ടുള്ള ഒരാളാണ്. ആളിപ്പോ നാട്ടിലില്ല ആള് പൊറത്താണ്. പക്ഷേ, ആളെ കുറിച്ച് കൊറേ ഓര്‍മ്മകളുണ്ട്‌. ഞങ്ങള് അംഗനവാടി മൊതല് ഒരുമ്മിച്ചിട്ടാണ്. പുള്ളി ഒരു പ്രാവശ്യം ഇങ്ങനെ ഞങ്ങള് daily അംഗനവാടി പോയി വരും. പെട്ടന്ന് ഒരു ദിവസം പുള്ളി വന്നു പറഞ്ഞു ഞാന്‍ നാളെ മുതല് school ല്‍ പോവാണ്. ഞാന്‍ ഇനി മുതല് ഞാന് ഒറ്റയ്ക്കാണ് അംഗനവാടിയില് പോകുന്നത്. പുള്ളി ഉണ്ടാവുല എന്നുള്ള ഒരു കാര്യം എന്നെ വളരെ വെഷമത്തിലാക്കി. ഞാന്‍ കുറെ സങ്കടപ്പെട്ടു. കരഞ്ഞു. പുള്ളി school ല്‍ പോവും. ഞാന്‍ ബാലവാടി പോവും. എനിക്ക് അങ്ങോട്ട്‌ പോകാനുള്ള ആ ഒരു താല്പര്യം പോയി. കാരണം, പുള്ളി ഉണ്ടാവുമ്പം എല്ലാ സ്ഥലത്തും പുള്ളി ഉള്ള എല്ലാ സ്ഥലവും ഭയങ്കര രസാണ്. കാരണം തമാശയും കളിയും ചിരിയും അടിയും വക്കാണവുമെല്ലാമായിട്ട് നല്ല രസകരായിട്ട് പോവും. പെട്ടന്ന് പുള്ളി മാറി. ഏ~ school ല്‍ പോകാന്‍ നിര്‍ത്തി. ഒരു ഒരു വര്‍ഷം കഴിഞ്ഞപ്പോ ഞാന്‍ എന്ത് ചെയ്തു? എനിക്കെന്‍റെ class ല്‍ ഉള്ളവരു ആയിട്ട് അധികം friendship ഉണ്ടായിരുന്നില്ല. കൂട്ടുകെട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് അവനും, അവന്‍റെ company ക്കാരെ അവരോട്ടായിരുന്നു അധികം കൂട്ട്.

അപ്പോൾ teacher വന്നു ചോദിച്ചു. ഇതേതാ പുതിയ കുട്ടി ഇവിടെയുള്ളത്. അപ്പൊ പറഞ്ഞു എന്‍റെ അനിയനാണ്. അപ്പൊ നിന്‍റെ class ഏതാ ചോദിച്ചു. അപ്പൊ ഞാന്‍ ഒന്നാം class ആണല്ലോ. ഒന്നാം class ആണ്. ഒന്നാം class ലാണ് അവന്‍ പഠിക്കുന്നേ എന്നുപറഞ്ഞു. അപ്പന്നോട് പറഞ്ഞു. class ല്‍ പോയി ഇരിക്കാന്‍ പറഞ്ഞു. ഞാന്‍ സമ്മതിച്ചില്ല ഞാന്‍ ഇവന്‍റെ കൂടെ ഇരിക്കയുള്ളൂ എന്നുപറഞ്ഞു. കൂട്ടുകാരങ്ങനെ travel ചെയ്തു കൊണ്ടിരുന്നു. കൊറേകാലം ഇങ്ങനെ അതിനും ഇതിനും പോയി വീട്ടുകാരായാലും നാട്ടുകാരായാലും ഞങ്ങളെ കൂട്ടുകെട്ടിനെ പറയാന്‍ നിര്‍ത്തി. കാരണം എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങള്‍ പോയി ചാടുന്നോണ്ടായിരിക്കാം. പുള്ളിടൊരു character എന്ന് പറയുന്നത്, പുള്ളി silent ആണ്. എന്നാ നമുക്ക് വേണ്ടീട്ട് എന്തും ചെയ്യും. നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. പുള്ളി കൊറച്ച് കാലത്തിനു ശേഷം എന്‍റെ പത്താം class ഒക്കെ കഴിഞ്ഞ് ആ ഒരു time ല് പുള്ളി എന്ത് ചെയ്തു, ജോലിക്ക് പോയി. പഠിപ്പ് നിര്‍ത്തി. വീട്ടിലുള്ള കൊറച്ച് കാര്യങ്ങള് കാരണങ്ങള് കൊണ്ട് പുള്ളി പഠിപ്പ് നിര്‍ത്തി. കൊറച്ച് അപ്~ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടു പുള്ളി യാത്ര പോവാന്‍ വീണ്ടും ഞാനൊറ്റപ്പെട്ട പോലെയായി. ഞാനെന്തു ചെയ്തു പഠിപ്പു നിര്‍ത്താനുള്ളൊരു ഒരവസ്ഥയിലായപ്പോ വീട്ടുകാര് അതിനെ കുറേ എതിര്‍ത്തു. പുള്ളിയും എതിര്‍ത്തു. കാരണം, നീയെങ്കിലും പഠിക്കണം എന്‍റെ പോലെയാവണ്ട. നീ പഠിക്കാന്‍ പോകണം Life മുന്നോട്ട് പോണം. ഇതോണ്ട് കാര്യല്ല, ന്നൊക്കെ പറഞ്ഞ്‌. എങ്കിലും എനിക്കെപ്പോ കാണണംന്ന് തോന്നുമ്പോഴും അവന്‍, അവന്‍റടുത്ത് പോവും. ഞാന്‍ കോഴിക്കോട് നിന്ന് travel ചെയ്യും. അതവര് ഭയങ്കര രസള്ള ഒരു movements ആണ് എന്‍റെ life ല്. ഒരു new year ഉണ്ടാരുന്നു. അവനവിടെ പോയിട്ട് ഒരു വര്‍ഷം ആയപ്പോ. ഞങ്ങള്‍ എന്തു ചെയ്തു. ഒരു new year പോയി അവന്‍റെ അവന്‍ പാര്‍ക്കുന്ന സ്ഥലത്തുപോയിട്ടായിരുന്നു new year. നല്ല ഭംഗിയുള്ള, എന്‍റെ life ലെ first new year ആണത്. അങ്ങനെ പിന്നെ ഒരു പടത്തിനു പോയിട്ടുണ്ടാരുന്നു. വീട്ടാര് class നു ആണെന്ന് പറഞ്ഞെറങ്ങിട്ട്

കണ്ടു. പിറ്റേ ദിവസം ഏ~ school ല്‍ ചെന്നപ്പൊ ഞങ്ങളോട് ചോദിച്ചു എവിടെയായിരുന്നു ഇന്നലെ? ഞങ്ങള് കള്ളം പറഞ്ഞു. ഞാന്‍ ഇങ്ങനെ ഒരു പരിപാടിണ്ടായിരുന്നു. ഒരു കല്യാണം ഇണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടീട്ടാണ് leave എടുത്തേ എന്ന് പറഞ്ഞു. sir വീട്ടിലോട്ടു വിളിച്ചു ചോദിച്ചു. അപ്പൊ അവരിന്നലെ school ലോട്ട് പോന്നിട്ടുണ്ടല്ലോ ന്ന് പറഞ്ഞു. വീട്ടി ചെന്ന് പുള്ളി എന്‍റെ കൂടെ എനിക്ക് കിട്ടണ്ട അടി കൂടി പുള്ളിയാണ് അന്ന് വേടിച്ചേ. അയിനുശേഷം പിന്നെ ഞങ്ങള് കോഴിക്കോട് പോയി. കോഴിക്കോട് എന്ന് പറഞ്ഞാല് പുള്ളിയുടെ ക്യാ~ university campus ലായിരുന്നു work ചെയ്തിരുന്ന്. ആള്‍ടെ campus പോയി നല്ലരീതിയില് new year എല്ലാം അടിച്ചു പൊളിച്ച്.

രണ്ടുപേരും പാടെ കൊറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്‍ടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് പുള്ളിയാണ്. ഞാനെത്ര മോശപ്പെട്ട അവസ്ഥയില് നിക്കാണെന്നുണ്ടെങ്കിലും എനിക്കൊരു താങ്ങായിട്ട് നിന്നിരുന്നത് പുള്ളിയും, പിന്നെ വേറെ ഒരു ജ്യേഷ്ഠൻണ്ട് ഇര്‍ഷാദ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുമാണ്. അപ്പൊ ഷാനുണ്ടൊരു പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്ക്ക് സ്നേഹം പൊറത്ത് കാണിക്കാന്‍ പറ്റില്ല. പക്ഷേ, ഉള്ളില് ഭയങ്കര സ്നേഹം ഉള്ള ഒരാളാണ്. കാരണം സ്വന്തം parents നേക്കാള്‍ കൂടുതല് നമ്മക്ക് important തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഷാന്‍. അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിട്ട് എന്‍റെ life ല് first ഞാന് കൊ~ ഇപ്പൊ കുറച്ചുകാലായിട്ട് എറണാകുളത്താണ് work ചെയ്തിരുന്ന്. പിന്നെ first time എനിക്ക് എറണാകുളത്ത് work ചെയ്യണം അല്ലെങ്കില്‍ അവിടെ പോയി നിക്കണം ഈ നാട് കൊള്ളാം എന്ന് തോന്നാന്‍ കാരണം ഞങ്ങള് ഒരു പത്ത് ഒക്കെ exam കഴിഞ്ഞു ഒരു vacation ല് അവന്‍ വന്നിട്ടു പറഞ്ഞു. നമുക്കൊന്ന് ഏറണാകുളം പോയാലോ. എറണാകുളത്ത് ഇങ്ങനെ അവര് school ന്ന് trip പോയിട്ടുണ്ട്. അവന്ക്ക് പോവാന്‍ പറ്റിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു. നമ്മക്ക് എറണാകുളം പോയാലോ. എല്ലാവരും പോയി. കൂട്ടുലാരെല്ലാം അവന്‍റെ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരെല്ലാം പോയി. നമുക്കൊന്ന് എറണാകുളം പോവാം അങ്ങനെ ഞങ്ങള് ആ പോവാം എന്ന രീതിയില് വീട്ടില് പോയി കാര്യം അവതരിപ്പിച്ചു. വീട്ടുകാർക്ക് താൽപര്യം ഉണ്ടായിരുന്നില്ല പറഞ്ഞയക്കാൻ. കാരണം രണ്ടുപേരും ഭയങ്കര ഉഡായിപ്പുകളും, പ്രശ്നക്കാരും ആയോണ്ട് ഞങ്ങളെ പുറത്തോട്ട് വിടാൻ വലിയ താല്പര്യമൊന്നും വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ നിർബന്ധിപ്പിച്ച് ഞങ്ങള് സമ്മതിപ്പിച്ച്. ഒരു വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ എന്ത് ചെയ്യണേ. ഇവിടുന്ന് മൂന്ന് മുപ്പതിന് മേലാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തുന്ന് train ഉണ്ട്. എറണാകുളത്തോട്ട്. ഏകദേശം എട്ടു മണി ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്തുക. അങ്ങനെ plan ഒക്കെ ചെയ്തു, വീട്ടുകാരെയൊക്കെ സമ്മതിപ്പിച്ച് fund ഒക്കെ ready യാക്കി ഞങ്ങൾ അങ്ങനെ travel ചെയ്തു. നല്ല രസമുള്ള യാത്രയായിരുന്നു. ഭയങ്കര അപ്പൊ ആദ്യായിട്ട് train യാത്ര ചെയ്യുന്നോണ്ടായിരിക്കും. പുറംഭംഗി ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാന്‍ പറ്റി. കാരണം train ന് കൂടെ പോവുമ്പോള്ള ആ ഒരു view ഉണ്ട്. അത് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങള് എറണാകുളം പോയി. എറണാകുളം പോയി ഞങ്ങക്ക് എങ്ങോട്ട് പോണംന്നറിയില്ല. എത്ര രൂപ expense വരും ന്നറിയില്ല. എവിടെയാണ് ഓരോ സ്ഥലങ്ങള്‍ എന്നറിയാതെ ഞങ്ങള് നേരെ ആദ്യം പോയി എറണാകുളം north railway station അവിടെറങ്ങി. ന്നിട്ട് ഞങ്ങള് ചോയ്ച്ചു ഇവടെ Beach ല് എവിടാ ഉള്ളേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഫോര്‍ട്ട്‌ കൊച്ചി beach ആണ് ഇവിടെള്ളേ പിന്നെ ചെല്ലാനം. അങ്ങനത്തെ രണ്ടു മൂന്നാല് beach കള് പറഞ്ഞു. ഞങ്ങള് ഫോര്‍ട്ട്‌ കൊച്ചിയില്‍ പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഫോര്‍ട്ട്‌ കൊച്ചിയില് എങ്ങനാ പോവാ എന്നതില് ഓന്‍ പറഞ്ഞു മ്മക്ക് boat ക്ക് പോയാലോ. എത്ര രൂപ boat ല്, എത്രരൂപ charge വരുംന്നൊന്നും അറിയില്ല. ഞങ്ങള് എന്നാലും ആ പോയിനോക്കാം. boat ല് പോകാം. ന്നതില് ഞങ്ങള് boat ല് പോയി. ഫോര്‍ട്ട്‌ കൊച്ചി പോയി. ഏകദേശം അവിടെല്ലാം കണ്ടു. നല്ലേ മനോഹരമായിട്ടുള്ളൊരു സ്ഥലാണ് ഫോര്‍ട്ട്‌ കൊച്ചി എന്ന് പറയുന്നത്. അവിടെ പോയി ഞങ്ങള് beach ഒക്കെ കണ്ടതിനു ശേഷം last തിരിച്ചു എറണാകുളത്തോട്ടന്നെ വന്നു. ഏറണാകുളം മറൈന്‍ഡ്രൈവ് എന്ന സ്ഥലത്ത് പോയി. അവിടെ ഇതേപോലെ തന്നെ കുറെ നീണ്ടുകിടക്കുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം പോല്‍ ഒരു walkway പോലുള്ളോരു place ആണ്. അത്യേന്നെ കൊറച്ചു നേരം നടന്നു. പിന്ന Lulu mall എന്ന് പറഞ്ഞ സ്ഥലം. അന്ന് അവിടെ കൊറേ lulu mall, Obro mall അതേപോലെ central square mall പക്ഷേ ഞങ്ങക്ക് അറിയുന്നതാകെ രണ്ടു mall ഉണ്ടായിരുന്നുള്ളൂ. ഒന്നു lulu mall, ഒന്ന് obroi mall അപ്പൊ ആദ്യം lulu mall പോകാന്ന് കരുതി. Lulu mall ല്‍ പോയി കറങ്ങി. അവിടുന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. തിരിച്ചു ഞങ്ങള് obro mall ഉള്ള അവിടക്ക് നടന്നു കാരണം, അന്നീ phone ഉം, കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതോണ്ട് നമുക്ക് google map use ചെയ്യാനൊന്നും പറ്റൂല. ചോദിച്ചന്നെ പോണം. അന്ന് കൈയില് ചെറിയ നമ്മടെ keypad phone ആയിരുന്നു ഉണ്ടായിരുന്നേത്. അങ്ങനെ obro mall പോയി. കൊറച്ച് നേരം അത്യേനെ ഇങ്ങനെ കറങ്ങുന്നതിനിടയില്‍ ഷാനു എന്ത് ചെയ്തു? ഒരു കൊച്ചിനെ . പുള്ളിക്കാരന്‍ ഒരു കൊച്ചിനെ കണ്ടതിനുശേഷം ഉം ആ കൊച്ചും, പുള്ളിക്കാരനും ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള്‍ അവരോടു എങ്ങനെ സംസാരിക്കും, എങ്ങനെ സംസാരിക്കാന്‍ തൊടങ്ങും എന്നൊരു confusion ആയി. അങ്ങനെ അവരുടെ പിന്നാലെ ആയി പിന്നെ കൊറച്ച് നേരം. അങ്ങനെ ഏകദേശം ഒരു ആറുമണി ആറര ആയപ്പോള്‍ പറഞ്ഞു. നമുക്ക് ന്നാ ഇനി പോവാം. നമുക്ക് എവിടേലും ഒരു room നോക്കണ്ടേ. അങ്ങനെ പിന്നെ room തെരഞ്ഞ് നടക്കലായി. അതിനിടയില് ഞങ്ങക്ക് ഒരു incident ഉണ്ടായി. ഏതോ ഒരു ഓട്ടോക്കാരന്‍ വന്നു നിര്‍ത്തിയിട്ടു പറഞ്ഞു കേറിക്കൊളിന്‍ പറഞ്ഞു. നമ്മക്കറിയാം നമ്മളെ നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ നമ്മളെ അറിയുന്നത് കൊണ്ട് ഒക്കെ നമുക്കത്ര comfortable ആയിട്ട് ആരെങ്കിലും ഇതാക്കാന്‍ പറഞ്ഞാ മ്മളു കേറും. അപ്പൊ അതേപോലുള്ള നാട്ടുകാരന്നായിരിക്കും കരുതി കേറി. ഇയാള് പക്ഷേ വേറൊരു ആളായോണ്ട് ഞങ്ങള് വണ്ടീന്നിറങ്ങി. അങ്ങനെ പിന്നേം കൊറച്ച് നേരം അവിടെ നിന്ന് southKSRTCstand ന്‍റെ അവിടെ നമുക്ക് എന്തീതു ഒരു room കിട്ടി. അന്ന് അവിടാരുന്നു full time അന്ന് Night അവിടെ stay ചെയ്തു രാവിലെ ആറു മണിക്കുള്ള train ല്‍ return പോയി. ആ ഒരു യാ~ ആ ഒരു യാത്ര ഇപ്പോഴും നമുക്ക് ഞാന്‍ പലപ്രാവശ്യം പിന്നെയും എറണാകുളം പോയിട്ടുണ്ട്. വേറെ പല സ്ഥലങ്ങളും പോയിട്ടുണ്ട് എവിടേലും ആ ഒരു യാത്ര ആ ഒരു യാത്രയും, ആ യാത്രയില്‍ കിട്ടിയ അനുഭവങ്ങളും പിന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു feeling കിട്ടിയിട്ടില്ലാന്ന് means വേറെ vibe ആയിരുന്നു. പക്ഷേ, ആ ഒരു moment കിട്ടിയപോലെ വേറെ എനിക്ക് life ല് കിട്ടിയിട്ടില്ല. ഇനിയും കിട്ടുമായിരിക്കും. കാരണം, പുള്ളി ഇപ്പോൾ നാട്ടിലില്ല. പുള്ളീനെ ഭയങ്കരമായിട്ട് miss ചെയ്യുണ്ട്. പുള്ളി ഇപ്പൊ അവിടെ ഒരു ഒരു office ല് ഇങ്ങനെ work ചെയ്യാണ്. വിളിക്കും. പക്ഷേ, ഓരോ വിളിയിലും മൂപ്പരുടെ ഉള്ളിലും സങ്കടമാണ്. നമ്മുടെ ഉള്ളിലും സങ്കടമാണ്. കാരണം എന്തെന്നുവച്ച് കഴിഞ്ഞാ ഇത്രയും കാലം long ആണെന്നുണ്ടെങ്കിലും ആഴ്ചയിലെങ്കിലും കണ്ടിരുന്നു ഞങ്ങള്. ഇപ്പൊ ഞങ്ങക്ക് നേരിട്ട് കാണാനോ, ഇനി രണ്ടു വര്‍ഷം ഉണ്ട് എന്നുള്ള ഒരു സങ്കടത്തിലാണ് രണ്ടുപേരും. പക്ഷേ, യാത്രയുണ്ടാവും. അവന്‍ തിരിച്ചു വരുന്ന സമയത്ത് ഇനി നല്ലൊരു യാത്ര പോണം. അവന്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലാണ് ലഡാക്ക്. അങ്ങോട്ട് പോണം എന്നുള്ള planning ഒക്കെ ഉണ്ട്. അങ്ങനെ പുള്ളി പോകുമ്പോൾ പുള്ളീടെ ഒരു bike ആള്‍ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു bike ആണ് NS ആള് first എടുത്തൊരു വണ്ടി അത് പുള്ളി കൊടുത്തു. കാരണം ticket, visa എന്നുള്ള procedure ന് അത്യാവശ്യം fund വേണ്ടി വന്നു. പുള്ളി പോയത് പുള്ള് പുള്ളീടെ ചെലവിലാണ്. parents നെ ആരേം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അങ്ങനെ കൊറേ കാര്യങ്ങള്‍ ഉണ്ട്. പുള്ളി പുള്ളീടെ കാര്യങ്ങള്‍ക്കു പുള്ളി ഭയങ്കരായിട്ടുള്ള മുന്‍കരുതലുകള്‍ എടുക്കണ ആളാണ്. അപ്പോ ആ ഒരു വണ്ടി പുള്ളിക്ക് തിരിച്ചു വേണംന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അതാ ആ വണ്ടി കൊടുത്ത ആളോട് പറഞ്ഞിട്ടും ഉണ്ട്. കാരണം അതൊരു sentimental ആയിട്ടുള്ള വണ്ടിയാ. അപ്പൊ ആ ഒരു വണ്ടി എടുക്കണം. എന്നിട്ട് വേണം ലഡാക്ക് പോണം. ലഡാക്ക് പോണം അതേപോലെ കുടജാദ്രി കൊറച്ച് സ്ഥലങ്ങള്‍ പുള്ളിക്ക് note ചെയ്തിട്ടുണ്ട്. എന്ന് കേരളത്തിന് പുള്ളി പലവട്ടം പോയതാണെങ്കിലും പുള്ളിക്ക് എപ്പോഴും പോയി നമുക്ക് stay ചെയ്യാം. ഇവിടെ എപ്പോഴും വരണമെന്നുള്ള രണ്ടു മൂന്ന് place ആണ്. ഒന്ന് വയനാട്, അട്ടപ്പാടി. വയനാട് ഭയങ്കര ഒരു ഒരു യാത്രണ്ട്. അതുന്നു വച്ചഴിഞ്ഞാല് ഒരീസം work ഒക്കെ കഴിഞ്ഞ് ഞാന്‍ നാട്ടിലെത്തിട്ട് പുള്ളി എന്നോട് പറഞ്ഞു. നമുക്ക് നാളെ leave അല്ലേ. എങ്ങോട്ടേലും പോയാലോ? പുള്ളി എടുത്ത വഴിക്ക് പറഞ്ഞു. നമുക്ക് എന്നാ വയനാട് പോവാം. ഞാന്‍ ചോദിച്ചു വയനാട് എത്ര വട്ടം പോയതാ? അങ്ങനെയല്ല. വയനാട് കുറമ്പാലകോട്ടന്നു പറഞ്ഞ ഒരു hill ഉണ്ട്. അവിടെ പോയികഴിഞ്ഞാല്‍ നല്ല feel ആണ്. അവിടെ ഞാനും പോയിട്ടുണ്ട്. പക്ഷേ, ഞാനൊറ്റയ്ക്കാണ് പോയിട്ടുള്ളത്. പുള്ളീം ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ട്‌ പോവാംന്നു പറഞ്ഞു. Okay പോവാം. ഞങ്ങൾ രാത്രി ഏകദേശം രണ്ട് മണിയായപ്പോഴാണ് കുറമ്പാലകോട്ട പോയത്. അതും ഇതേപോലെ തന്നെ നല്ല memmorable ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. trucking ഉം അതേപോലെ hill ന്‍റെ മേലെള്ള view ഉം ഞങ്ങടെ കൂടെ അന്ന് വാഹിദ് എന്ന് വാഹിദ്, സഫാന്‍ രണ്ടു പേര് വേറെ extra ഉണ്ടാരുന്നു. അവന്‍റെ friends. അവര് university ല് work ചെയ്തീരുന്ന ആള്‍ക്കാരാ. അപ്പൊ വാഹിദ് ഇതുപോലെ പുറത്താണ്. സഫാന്‍ നാട്ടിലുണ്ട്. അപ്പൊ അവരെല്ലാം കൂടിട്ടാണ് ഇനി അടുത്ത ഒരു യാത്ര പോണം എന്നുള്ള planning ഉള്ളത്. അതിനുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കില്‍ അതും life ല് പകരം വയ്ക്കാന്‍ പറ്റാത്ത ഒരു യാത്രയായിരിക്കും. ചെല ബന്ധങ്ങള്‍ ഇതുപോലെയാണ്. നമുക്ക് ചെറുപ്പം മുതലേ കൂടെയുണ്ടാകും. എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്രയും കാലായിട്ടും, കാലം ഇത്രയാണെങ്കിലും നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നങ്ങളില്ലാതെ നമ്മള്‍ ഈ സൗഹൃദം കൊണ്ട് പോകാന്‍ പറ്റും. എങ്ങേനേം കൊണ്ട് പോവാന്‍ പറ്റ് റ്റാ എന്ന് ദൈവത്തിനോട് അപേക്ഷിക്യാണ്. അതിനു പറ്റണം ഇനിയും അഹ് പറഞ്ഞപോലെ ലഡാക്കും, അവിടൊക്കെ പോകാനും ഷാനു വന്നതിനു ശേഷം പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാല്‍ ആ ഒരു യാത്രയും നമുക്ക് ഭയങ്കര memmorable ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതുപോലെ പല memory കളും life long നമ്മള് എത്രത്തോളം കാലം ജീവിക്കുന്നുവോ അത്രത്തോളം കാലം ജീവിക്കാനുള്ള ഒരു travel ചെയ്യാനുള്ളോരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇത്ര മാത്രേ പറയാനുള്ളു. അപ്പൊ travel ചെയ്യുക. travel life ല്‍ എപ്പളും important ആണ്. കാരണം പല കാര്യങ്ങളും നമുക്ക് മനസിലാക്കാന്‍ പറ്റും. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ശരി എന്നാ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ football എന്ന സ്വപ്‌നത്തെക്കുറിച്ചാണ്. സ്വപ്‌നം മാത്രമായിരുന്നില്ല അത്. എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു അത്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ football match കൾ കാണുകയും അതുപോലെതന്നെ ground കളിൽ കളിക്കാൻ പോവുകയും ചെയ്‌തിരുന്നു. അങ്ങനെ നാട്ടിലെ ആകെ ഒരു വീട്ടിൽ മാത്രമായിരുന്നു TV ഉണ്ടായിരുന്നത്. കാരണം പണ്ടുകാലങ്ങളിലെല്ലാം TV ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടുതന്നെ എല്ലാവരും അന്ന് അവിടെ മാത്രമായിരിക്കും കളി കാണാൻ ഇരിക്കുക. അങ്ങനെ അങ്ങനെ എന്നും കളി കണ്ട് കളി കണ്ട് ഒരിക്കൽ കളി കാണാൻ ഇരിക്കുമ്പോൾ ഒരു താരത്തിനെ മാത്രം focus ചെയ്യാൻ തോന്നിപ്പിക്കുകയും

ആ ഒരു കളിക്കാരന്റെ പേരാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു skill. skill കളെല്ലാം വ്യത്യസ്‌ത നിറഞ്ഞതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കളികളെല്ലാം കണ്ട് ഒരുപാട് കളികൾ കണ്ട് കണ്ട് കണ്ട് അദ്ദേഹത്തിന്റെ ഒരു fan ആയി മാറി. അങ്ങനെ അദ്ദേഹത്തിന്റെ fan ആയി മാറിയതിനുശേഷം ground കളിൽ കളിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ jersey യാണ്